സുഖമാണ് കുഴപ്പമില്ലാതെ പോകുന്നു താങ്കൾക്കോ സും കുഴപ്പമില്ല സുഖമായിരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്താലോന്നൊക്കെ ആലോചിച്ചപ്പോൾ നിന്നെയാണ് ആദ്യം ഓർത്തത് നീ കുറേ യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഞാനും ഇന്നലെ ഇത് തന്നെ ആലോചിച്ചെ ഉള്ളു നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ എന്ന് ആ അതെ അതെ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു യാത്ര പോണ്ടത് അനിവാര്യമാണ്. കാരണം കുറെ കാലമായി നമ്മൾ വെറുതെ ഇരിക്കുന്നു

എല്ലാവരും ജീവിതം മടുത്ത മട്ടിൽ ഇരിക്കുകയാണ് മ മടുത്ത മട്ടിൽ ഇരിക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു യാത്രയോ എന്തേലും ചെയ്താൽ ഒരു ജീവിതത്തിലൊരു പുതിയ ഉണർവ് കിട്ടുന്നതായിരിക്കും.

പിന്നെ നമുക്ക് പോവാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതാണ് അടുത്തുള്ളത്? നമുക്ക് കേരളത്തിൽ തന്നെ നമ്മൾ പോവാത്തതായി പല പല ഇടങ്ങൾ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടു പിടിച്ച് എന്തായാലും ഉടനെ തന്നെ ഒരു യാത്ര നമുക്ക് പോവേണ്ടതായിട്ടുണ്ട്‌ മ്മ് ശരിയാണ് കാരണം എന്തെ ഞാനും കുറെയായി ആലോചിക്കുന്നു ഒരു യാത്ര പോയാലോ യാത്ര പോയാലോന്ന് ഒറ്റയ്ക്കാണെങ്കിലും പോയാലോ എന്ന് ആലോചനയിലായിരുന്നു പക്ഷേ അതെന്തു വർത്താനം ആണ് ടെലക്സ് ഇത്രയും കൂട്ടുകാർ നിങ്ങളെ നിന്നെ ആശ്രയിച്ചു നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് പോവുന്നൊക്കെ

എന്നാൽ താങ്കൾ ഒറ്റയ്ക്ക് പോകു പോയി വന്നു നമുക്ക് അടുത്ത യാത്രയെപ്പറ്റി സംസാരിക്കാ അയ്ശ്.. അങ്ങനെ പറയല്ലേ കുഴപ്പമില്ല നമുക്ക് പോവാം നീ പിണങ്ങല്ലേ നമുക്ക് അടുത്ത ട്രിപ്പ് അഹ് രഹ് രഹ്

യാത്ര നമുക്ക് പൂവാം പറയു പിന്നെ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലം ഏതാ ഇള്ളെ വായനാടിൽ കുറെയധികം നല്ല സുന്ദരമായ സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഞാൻ പലയിടത്തും ആൾക്കാരൂ പറയുന്നതായിട്ട് കേട്ടുതു ആ ശരിയ നമ്മുടെ സുഹൃത്ത് ആൽബർട്ട് തങ്കച്ചൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വയനാട് വളരെ നല്ലൊരു

പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മ് ശരിയാ

നല്ല തണുത്ത കാലാവസ്ഥയും നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെയുള്ള വളരെ വളരെ സുന്ദരമായ ഒരു സ്ഥലം നമ്മളു നമ്മുടെ കേരളത്തിൽ തന്നെ ഇണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ പോയില്ല ടെലക്സ്?

ഞാൻ ഒന്നു രണ്ടു വട്ടം പോയിട്ട് ഉണ്ട് നിങ്ങൾ എന്താ പോവാത്തെന്ന് നീ എന്താ പോവാത്തെ? ഞാൻ വീട്ടുകാർ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷേ ആ യാത്രയും നമ്മൾ സുഹൃത്തുക്കളുമായി യാത്ര ചെയ്യുന്നതും വളരെ വ്യത്യാസമുണ്ടല്ലോ

എന്തായാലും നമക്ക് എന്തായാലും ഉടനെ തന്നെ വയനാട്ടിലേക്ക് ഒരു യാത്ര അതിനു മുമ്പ് നമുക്ക് എനിക്ക് തോന്നണു നമക്ക് ഈ അടുത്ത് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾ കാണാത്ത നമ്മുടെ ചുറ്റുവട്ടഉള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിരുന്നെങ്കിൽ ഒരാനൊരു നല്ലതായിരിക്കും നമ്മൾ ഇപ്പോ കഴിഞ്ഞ ആഴ്ച തൃപ്പൂണിത്തറ ഒക്കെ പോയി പല സ്ഥലങ്ങളും കണ്ടില്ലേ അതേപോലെ അതെ അതെ കൊട്ടാരം ഓക്കേ നമ്മൾ കണ്ടു എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു പല പല സ്ഥലങ്ങളും ഉണ്ട് നമ്മൾ ഇതുവരെ പോകാത്തത്

എറണാകുളം മാത്രം അല്ല എറണാകുളത്തിലെ അയൽവക്കമായ ആലപ്പുഴ ജില്ലകളിൽ വരെ ആലപ്പുഴയിൽ എനിക്ക് കാര്യമായിട്ട് ഒന്നും ഇണ്ടെന്ന് ഏയ് അല്ലല്ലല്ലോ ആലപ്പുഴയിൽ കുറെ നല്ല സ്ഥലങ്ങളും നല്ല കായലും കടലും കുറേ നല്ല പ്രകൃതി യോട് ഒത്തുചേർന്ന് സ്ഥലമാണ് ആലപ്പുഴ അവിടെ ആ ഒരു കടൽ തീരം അല്ലാതെ വേറെ എന്തുണ്ട് എനിക്ക് ആലപ്പുഴ പോയിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സ്ഥലം വൃത്തികെട്ട ആൾക്കാര് പക്ഷേ ഞാൻ നോക്കിയിട്ട് എറണാകുളത്തെ ആൾക്കാരെ കാളും വളരെ എന്തു കൊണ്ടും വളരെ നല്ല ആൾക്കാർ ആണ് ആലപ്പുഴയിൽ ഉള്ളത് എറണാകുളത്ത് ഒക്കെ ഒരു സഹായത്തിനായിട്ടു ഞാൻ അഭ്യർത്ഥിച്ചു പോലും തിരിഞ്ഞുനോക്കാണ്ടു പലരേയും ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ പക്ഷേ ആലപ്പുഴയിൽ നിന്നായിട്ടു പോലും താങ്കളാണ് എനിക്ക് അവിടുന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യൻ ഞാൻ പരിചയപെട്ടത് ബാക്കിയുള്ള അനുഭവങ്ങൾ ഒന്നും തീരെ ഇങ്ങനെ ആയിരുന്നില്ല ആ അതെ അതെ പക്ഷേ കുഴപ്പില്ല കൊച്ചിയിൽ ഇപ്പോ നീ ഉള്ളതുപോലെ ആലപ്പുഴയിൽ ഞാനുണ്ട് അത് വിഷയം ആക്കണ്ട അതെ നമുക്ക് വെറുതെ സ്ഥലങ്ങളിൽ വെച്ച് ആൾക്കാരെ നമ്മൾ വിലയിരുത്താൻ പാടില്ലല്ലോ നമ്മള് മ്മ് വിലയിരുത്താൻ പാടില്ലാലോ

ഞാനെൻറെ ക്ഷമ ചോദിക്കുന്നു ആലപുഴകരോട് ആ സാരമില്ല ക്ഷമിച്ചിരിക്കുന്നു ഈ നമ്മൾ ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപല ആൾക്കാരേം പുതിയ പുതിയ നമ്മള് അപ്പോൾ ആകും അങ്ങനെയൊക്കെ ആൾക്കാർ ഇണ്ടാകും പല സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാർ നമ്മൾ പല യാത്രകളിലുടേം കാണാറ് അതെ ഭാഷകളിൽ തന്നെ എന്തോരം വ്യത്യാസമാണ് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ യാത്ര ചെയ്യുമ്പോൾ മലയാളം തന്നെ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകാത്ത തരം

അതെ ഒരുവിധം എല്ലാവിടത്തും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാണ് എൻറെ സ്വന്തം ജില്ലാ എറണാകുളം തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയം താങ്കൾ തൃശ്ശൂർ അല്ലേ ശരിക്കും

അല്ല അത് അങ്ങനെ അല്ല ടെലക്സ് ത്യശ്ശൂർ ജില്ലയിൽ ഞാൻ കേവലം ജനിച്ചു എന്ന മാത്രമേ ഉള്ളു ഞാൻ ജനനം കഴിഞ്ഞു ഉടനെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് പിന്നെ എന്റെ ഇരുപത്തിയൊന്നു കൊല്ലാതെ ജീവിതം എറണാകുളം ജില്ലയിൽ തന്നെ ആണ് ഞാൻ ആ ഒരു

സാരില്ല എൻ്റെ ഒരു ഇതില് ഞാൻ താങ്കൾ തൃശ്ശൂരു കുന്നുംകുളത്തു ജനിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്

നമക്ക് എന്തായാലും ഉടനേ ഒരു യാത്ര ചെയ്യാന്ന് ഉള്ള ഒരു വിശ്വാസത്തിൽ നമക്ക് എന്തായാലും ഉടനെ തന്നെ പോവും ശെരി നമക്ക് കാണാം നേരിട്ട് കാണുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം